പക്ഷേ ഈ school ൻറെ പ്രത്യേകത എന്തെന്നാൽ ഈ school ൻറെ പേര് തന്നെ വളരെ രസകരമാണ്. അത് ഇന്നും ഇന്നും ആ പേര് പറയാൻ correct എനിക്ക് ഇന്നും അറിയാത്ത ഒരു അവസ്ഥ ഉണ്ട് PNNMLPschool

വളരെ പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ രസകരമായിരുന്നു മാത്രല്ല അതിൽ ആ പേര് പറയാൻ തമാശ രൂപത്തിൽ പറയുകയാണെങ്കി PNNMLP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ കളിയാക്കുകയും തമാശ പറഞ്ഞും ചിരിച്ച് അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.

എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ള സമയം എന്നു പറയുന്നത് എനിക്ക് പായസം കിട്ടിയിരുന്ന സമയത്തായിരുന്നു മാത്രമല്ല എനിക്ക് അവിടുത്തെ ഏറ്റവും favourite ദിവസം എന്ന് പറയുന്നത് തന്നെ ബുധനാഴ്ച കളിൽ ആണ് ബുധനാഴ്ചയുടെ പ്രത്യേകം എന്തെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കാരണം എന്തെന്നാൽ ഒരു LP school നെ അല്ലെങ്കിൽ ഒരു government school നെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച എന്ന് പറയുന്നത് പാലും മുട്ടയും കിട്ടുന്ന ഒരു ദിവസവും, അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ദിവസത്തെ ഇഷ്ടമായിരിക്കും ഒരു ദിവസവും വരാത്ത ബുധനാഴ്ച കുപ്പിയും എടുത്ത് class ലേക്ക് വരുന്നത് കാണാൻ എല്ലാം വളരെ രസമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അത്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 അത് അവിടെ നിന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്യും അങ്ങനെ മൂന്നാം class ഒരു half ആയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാവും ഒരു പറയാതെ പോയ പ്രണയം അതും കുട്ടിക്കാല പ്രണയം അതുപോലെതന്നെ എനിക്കും ഉണ്ടായിരുന്നു ഒരു അറിവില്ലായ് അറിവില്ലായ്മ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രണയം ആ പ്രേമം ഞാൻ അവളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാദിവസവും അവളെ കാണും അവളോടൊത്ത് സംസാരിക്കും പക്ഷേ കുട്ടി ആയതുകൊണ്ട് തന്നെ ആവാം എന്താണ് പ്രേമം എന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ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 school കളിലേക്ക് school ൽ പോകാൻ മടിക്കാതെ പോയതുമായ ബുധനാഴ്ച ദിവസം എന്നുള്ളത് എനിക്ക് ദിവസോ ദിവസവും ആയി അതായത് ഞാൻ

ഞാൻ ഒരു മടിയോടെ പറഞ്ഞു ഒന്നുമില്ല എനിക്ക് ഇപ്പോൾ ഈ school വളരെ സന്തോഷം തരുന്നു അയതിനാൽ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

തുടിപ്പ് കൂട്ടാൻ. അങ്ങനെ ഒരു ദിവസം നടന്നു പോയിരിക്കെ അവളെ കാണുകയും അവൾ ഒരു മിഠായി തരികയും ചെയ്തു അങ്ങനെ ആ മിഠായി തരുന്നത് സുഹൃത്തുക്കൾ കാണുകയും

എല്ലാവർക്കും ദേഷ്യം വരികയാണ് ഉണ്ടാവുക പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നത് വളരെ വളരെ വളരെ സന്തോഷമാണ് ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. കാരണം കുട്ടിയായതുകൊണ്ടാവാം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആഴ്ചകൾ കടന്നുപോയി മൂന്നാം class ൽ നിന്നും നാലാം class ലേക്ക് എത്തി പക്ഷേ ആ നാലാം class ല് എനിക്ക് വളരെ സങ്കടകരമായി ആണ് തോന്നിയത് കാരണം ഒരു എൽപി school എന്ന് പറയുമ്പോൾ നാലാം class വരെയാണ് ഞാൻ നോക്കിയിരുന്ന ആ കുട്ടി ഉണ്ടായിരുന്നത് കഴിഞ്ഞവർഷം നാലിൽ ആകുമ്പോൾ ഞാൻ മൂന്നിലും ആയിരുന്നു അതായത് ഒരു year കൂടുതലായിരുന്നു ആ കുട്ടി അങ്ങനെ ഞാൻ നാലിൽ എത്തുമ്പോൾ അവൾ അവൾക്ക് ആ school ൽ നിന്നും പോകേണ്ടി വന്നു അത് അത് മനസ്സിനെ

പിന്നെ കാണുന്നത് അവൾ പോയ school കുണ്ടൂർ കുന്നിലേക്കാണ് അവളെ എനിക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ school ൻറെ മുൻവശത്ത് കൂടിയാണ് ഈ bus പോവുക അങ്ങനെ അവളെ ആ LP school ൽ നിന്നും ആ school ൽ നിന്നും നോക്കി കാണുമ്പോൾ നോക്കുമ്പോൾ അവളെ എനിക്ക് കാണാൻ പറ്റുകയും സുഹൃത്തുക്കൾ കളിയാക്കുക വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിനെല്ലാം ശേഷം അവൾ പോയതിന് ശേഷം പിന്നെ എന്തോ

hello നമസ്‍കാരം, ഞാൻ പറയാൻ പോകുന്ന topic പ്രളയത്തെ കുറിച്ചാണ്. കഴിഞ്ഞ രണ്ടു class കളിൽ പ്രളയത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പ്രളയം മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായി മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിക്കും മറ്റും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി മറ്റു ജന്തുജാലങ്ങൾക്കും ഒരുപാട്

ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും നാം അതിനൊയൊക്കെ അതിജീവിച്ച കഥയും പണം ധനസഹായം നൽകിയും government ഉം മറ്റും ധനസഹായം നൽകിയും ദുരിതാശ്വാസ camp കളിൽ പാർപ്പിച്ചും.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

താമസ സ്ഥലം, വീട് വെള്ളത്തിനടിയിലായതും, road പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത സൗകര്യം തടസ്സമായതും. കോടിക്കണക്കിന് വൃക്ഷങ്ങളും ജന്തുജാലങ്ങളും മറ്റും ഇല്ലാതായതും നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ class ൽ സംസാരിച്ചിരുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്ത അതിജീവിച്ച് പോന്ന കഥയും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇനി ഇന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രളയം, പ്രളയം മാത്രമല്ല ഉരുൾപൊട്ടല് ഭൂകമ്പം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 സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതുമില്ല. ഒരുപാട് മനുഷ്യർ ഇപ്പോഴും പ്ര~പ്രകൃതിയെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ മൊത്തത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നാമെല്ലാവരും ശ്രമിക്കുന്നത്. മനുഷ്യനിർമിതമാണ് ഇങ്ങനെയുള്ള പല ദുരന്തങ്ങളും. അങ്ങനെ പറയാൻ കാരണം നാം ഒട്ടേറെ നമ്മളിൽ ഓരോരുത്തരും പ്രകൃതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.

കേറ്റി അഹ് മാത്രമല്ല വലിയ വലിയ വീടുകളും ഒരുപാട് വീടുകളും ഒക്കെയുണ്ടാക്കി വികസനത്തിന്റെ പിന്നിലൂടെയാണ് മനുഷ്യർ ജീവിക്കുന്നത് വികസനത്തിന്റെ പേരും പറഞ്ഞ്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

മരങ്ങളെ മൊത്തത്തിൽ വെട്ടിമാറ്റിയും അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കേറ്റിയും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രകൃതി പ്രകൃതിയെ നശിപ്പിക്കാനുണ്ടായ ഒരുപാട് ഒരുപാട് കാരണങ്ങളും മനുഷ്യ~മാനുഷിക നിർമ്മിതമാണ് ദുരന്തങ്ങളെല്ലാം. കാരണം മനുഷ്യരാണ് ഇത്രയും വ്യത്തികെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ട്.

നഷ്ടങ്ങൾ നാം ആരും ചിന്തിക്കുന്നില്ല, നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ മാത്രമല്ല ഈ കടകളിലൊക്കെ സാധനങ്ങൾ വാങ്ങി plastic cover കൾ മറ്റും പുറത്തേക്ക് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണിന്റെ ഫലഭുഷ്ടിയൊക്കെ കളഞ്ഞ് പ്രകൃതിയെ മൊത്തത്തിൽ ഈ plastic എന്ന് പറയുന്ന സാധനം ഒരിക്കലും പ്രകൃതിയിൽ ചേരാത്തതാണ്. അങ്ങനെയുള്ള അതൊക്കെ പ്രകൃതിയിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണിനെയും പ്രകൃതിയെയും മൊത്തത്തിൽ നശിപ്പിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. എല്ലാവരും വികസനത്തിന്റെ പിന്നിലൂടെയാണ് ജീവിക്കുന്നത്. വികസനത്തിന് വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയുന്നത് ആരും പ്രകൃതിയെ ശ്രദ്ധിക്കുന്നില്ല. ഒരു പക്ഷേ പ്രകൃതിയെ നാം മരങ്ങൾ വച്ച് പിടിപ്പിച്ചും മറ്റും പ്രകൃതിയെ സംരക്ഷിച്ചാൽ തന്നെ പ്രകൃതി, പ്രകൃതി നമ്മളോടും ഇങ്ങോട്ട് ക്രൂരത കാണിക്കില്ല. ഈ പ്രളയം, ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങളൊക്കെ പ്രകൃതിയുടെ, പ്രകൃതി~യിൽ നിന്നുണ്ടാവുന്ന മനുഷ്യരോടുള്ള ഓരോ പ്രശ്നങ്ങളാണ് ദുരന്തങ്ങളാണ്.

ദോഷകരമായ കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് വന്നത് എല്ലാവരെയും ഇതിനെ കുറിച്ച് ബോധവത്കർ~ബോധവത്കരണം ചെയ്‌താൽ ഒരുപക്ഷേ എല്ലാവർക്കും പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഈ വെള്ളപ്പൊക്കവും, ഭൂകമ്പവും ഉരുൾപൊട്ടലും രണ്ടായിരത്തിപതിനെട്ടിൽ പ്രളയത്തോടൊപ്പം സംഭവിച്ച ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ഉരുൾപൊട്ടൽ വലിയൊരു ദുരന്തമായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ പ്രതിഭാസങ്ങളെയും ഇല്ലാതാക്കാൻ നമ്മുക്ക് കഴിയും. പ്രളയങ്ങളെയൊന്നും ഇനി ഇങ്ങനെയൊരു പ്രളയം നൂറ്റാണ്ടുകണ്ട ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടായിരത്തിപതിനെട്ടിൽ സംഭവിച്ച നൂറ്റാണ്ടുകണ്ട ഇങ്ങനെ കേരളത്തിൽ മുങ്ങി താഴ്തിയൊരു പ്രളയം ഇല്ലാതിരിക്കാൻ ഇത് വളരെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മുക്ക് കഴിഞ്ഞാൽ ഇല്ലാതാക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ ഇല്ലാതാക്കാവുന്നതാണ്.

എല്ലാ ജില്ലകളിലും എല്ലാ ഭാഗത്തും ബാധിച്ചു പ്രളയം ഒരുപാട് ബാധിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിലും കേരളം കേരളത്തിൽ ചില ജില്ലകളിലൊക്കെ കൂടുതലായി പ്രളയം ഒരുപാട് ബാധിച്ച് നാശനഷ്ടങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ആലപ്പുഴ ചെറിയ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയാണ് ആലപ്പുഴ, ആലപ്പുഴയിലൊക്കെ ഏകദേശം ഒരുപാട് വെള്ളങ്ങൾ, വെള്ളപൊക്കമുണ്ടായി ഒരുപാട് വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തെ മൊത്തത്തിൽ വളരെ സങ്കടത്തിൽ ആഴ്ത്തികൊണ്ടാണ് രണ്ടായിരത്തിപതിനെട്ടിലെ പ്രളയം നമ്മിലൂടെ കടന്നുപോയത്. ആരും ഇപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളും അതിന് അതിജീവിച്ച കഥയുമൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രളയം പ്രകൃതിക്കുണ്ടാവുന്ന ദോഷം മനുഷ്യ നിർമ്മിതമാണ് പ്രളയം മറ്റു ഭൂകമ്പവുമൊക്കെ എന്ന് ഞാൻ ഇപ്പോൾ നേരെത്തെ പറഞ്ഞു. അത്

ഇനിയും ഇങ്ങനെയൊരു പ്രളയം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സംസാരിച്ച് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്‍കാരം. hello നമസ്ക്കാരം, നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തേത് എന്ത് എന്നാണ്. നമുക്ക് ഒരു example പറയുകയാണെങ്കിൽ ആദ്യത്തെ governor കേരളത്തിലെ ആദ്യത്തെ governor ആര്? എന്ന ചോദ്യത്തിന് ഉത്തരം doctor bരാമകൃഷ്ണ റാവു എന്നാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ എന്ത് എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്നു നിങ്ങളോട് ആരേലും ചോദിച്ചാൽ നമുക്ക് പെട്ടന്ന് പറയാൻ പറ്റ് പറ്റോ എന്നെനിക്കറിയില്ല എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം EMS നമ്പൂതിരിപ്പാട് എന്നാണ് ആദ്യത്തെ നിയമസഭാ speaker കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ speaker ആരാണെന്നു ചോദിച്ചാൽ R ശങ്കര നാരായൺ തമ്പി എന്നാണ്‌ അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ chief justicejusticeKT കോശി അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ വനിതകൾ മുൻഗണന നല്കിയിട്ടുള്ളതാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി judge അന്നമ്മ ചാണ്ടി ആണ് അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ magistrate ഓമനക്കുഞ്ഞമ്മ ആണ് അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി? എടുത്തുപറയണം വനിതാ മന്ത്രി KR ഗൗരിയമ്മ ആണ് അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ parliament അംഗം ആനി ആണ് അതുപോലെതന്നെ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ അംഗം മാധവിയമ്മ ആണ് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ വനി വനിതകളെകുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വനിതകളെക്കുറിച്ചു പറഞ്ഞത് വനിതകൾക്കുള്ള പദവികളും അതുപോലെതന്നെ വനിതകളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്

നേടിയെടുത്ത ആദ്യത്തെ അംഗീകാരങ്ങളിൽ നിന്ന് ഇനി നമുക്ക് സംസാരിക്കാം ആദ്യത്തെ വനിതാ police police station കോഴിക്കോട് ആണ് അതുപോലെത്തന്നെ വനിതാ IPSofficer നമ്മുടെ കേരളത്തിൽ ശ്രീരേഖയാണ് കേരളത്തിലെ ആദ്യത്തെ IAS officer അന്ന അന്ന മൽഹോത്രയാണ് ആദ്യത്തെ വനിതാ chief engineer PK ത്രേസ്സ്യയാണ്

ആദ്യത്തെ medical collage ഏത് ജില്ലയിൽ ആണെന്ന് നോക്കം അത് നമ്മുടെ തിരുവന്തപുരത്ത് ആണ് അതുപോലെത്തന്നെ ആദ്യത്തെ engineering collage നമ്മുടെ തിരുവന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ college സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്

എന്നാണ് തോന്നുന്നത് ആദ്യത്തെ railway service തിരൂർ to ബേപ്പൂർ ആണെന്ന് തോന്നുന്നു അത് കുറേക്കാലങ്ങൾക്ക് മുൻപ് British കാർ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു അതുപോലെ ആദ്യത്തെ വനിതാ service തിരുവനന്തപുരം to മുംബൈ ഇതെല്ലാം കേരളത്തിലെ ആദ്യത്തെയാണ് അതുപോലെത്തന്നെ ആദ്യത്തെ bank നെടുങ്ങാടി bank കോഴിക്കോട് ആണ് അത് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണെന്ന് തോന്നുന്നു

radio നിലയം അത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കേരളത്തിലെ radio നിലയം എവിടയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് പറയാവുന്നതാണെങ്കിൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ radio നിലയം നിലവിൽ വന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിത്തന്നെയാണ്. ഇനി ആദ്യത്തെ തൂക്കുപാലം? പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം ആണ്. അതുപോലെത്തന്നെ ആദ്യത്തെ electric train എറണാകുളം to ഷൊർണൂർ ആണ്. കേരളത്തിൽ നിന്നാണ് ആദ്യത്തെ യഹൂദ പള്ളി. അത് മട്ടാഞ്ചേരിയാണ് ഇന്ത്യയിലും ആദ്യത്തെയാണ് അത് ആദ്യത്തെ യഹൂദ പള്ളിക്ക് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതും മട്ടാഞ്ചേരിയിൽ ആണ്. കൊച്ചി മട്ടാഞ്ചേരിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ പക്ഷ് പക്ഷിസങ്കേതം? അത് മലയാറ്റൂർ ആണ്. തോട്ടയ്ക്കാട് എന്ന പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ കാഴ്ചബംഗ്ലാവ്? പറയാനാവശ്യം ഇല്ല നമുക്കുതന്നെ എല്ലാവർക്കും അറിയാം തിരുവന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ coir factory അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്ആലപ്പുഴ ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ആയിരത്തിഎണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ആണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ rubber തോട്ടം? നമ്മുടെ നിലമ്പൂർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആരംഭിച്ചത് അതുപോലെതന്നെ ആദ്യത്തെ നോവൽ കുന്ദലത അത് എഴുതിയത് അപ്പു നെടുങ്ങാടി ആണെന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട്. അങ്ങനെ കുറച്ചു കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. പിന്നെ അതുപോലെത്തന്നെ കാ ആദ്യത്തെ medical college സ്ഥിതിചെയ്യുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ആദ്യത്തെ library തിരുവനന്തപുരത്തു തന്നെയാണ്. ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ ആണ്. ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല? അത് നമ്മുടെ എറണാകുളം ആണ്

ഇനി കുറച്ചു park കൾ ആണ് national park ഞാൻ സംസാരിക്കുന്നത്. national park മു്ച് കുറിച്ചാണ് നമ്മസംസാരിക്കുന്നത്. എന്താ പറയാ ഇന്ത്യയിൽ കുറെ ൾ national park കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം ഇന്ന് വേണേൽ കുറച്ചു കാര്യങ്ങൾ പറയാം. കൃത്രിമ ഉപകരണം, ഇന്ത്യയിൽ ആദ്യത്തെ കൃത്രിമ ഉപകരണം എന്ന് പറഞ്ഞാൽ ആര്യഭട്ട ആണ്. അതിൽ തന്നെ ആണവനിലയം, ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിലെയല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവനിലയം? പിന്നെ അതുപോലെത്തന്നെ field martiol അങ്ങനെ കുറച്ചു കാര്യങ്ങൾ ആണ് അങ്ങനെക്കുറച്ചു കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്പ്രാധാന്യമില്ലാത്തതുകൊണ്ട് അത് വേണേൽ നമുക്ക് ഒഴുവാക്കാവുന്നതുകൂടിയാണ്ആദ്യവും അവസാനവും ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ മനുഷ്യൻ? യൂറി ഗാഗറിൻ ചന്ദ്രനിലെ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ? നീലാംസ്‌ട്രോങ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ വനിത? വാലൻ വാലൻറീന. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ ഇന്ത്യക്കാരൻ? രാകേഷ് ശർമയാണ് അതുപോലെത്തന്നെ ലോകത്തിലെ ആദ്യത്തെ വനിത പ്രധാനമന്ത്രി? mis കോൾഡാമിയർ ഇസ്രായേലിൽ നിന്നാണെന്നു തോന്നുണു പിന്നെ അതുപോലെത്തന്നെ ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ആണ് ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിത പ്രധാനമന്ത്രി സുചിമാരോ ബന്താരോ കെ അതാണ് ഇന്ത്യയിലെ ആദ്യ വനിത പ്രധാമന്ത്രി ആരെന്നു ചോദിച്ചാൽ ഇന്ദിരഗാന്ധിയാണ്. നമുക്ക് എല്ലാർക്കും അറിയാം ഇനിത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്നു ഇന്ദിരാഗാന്ധിയാണ്‌. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം? ബംഗാൾ ഗസ്റ്റാണ്. അതുപോലെത്തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ railway അത് ബോംബെ താന. ബോംബെ to താന. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ railway അത് കൽക്കട്ടയാണ് കൽക്കട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിത governor അത് നമ്മുടെ നായിഡു ആണ്. എല്ലാർക്കും അറിയാവുന്ന കാര്യം ആണ്. ഇന്ത്യയിലെ republic ആദ്യത്തെ precidentdoctor രാജേന്ദ്രപ്രസാദ് ആണ്. അതുപോലതന്നെ ഇന്ത്യയിലെ ആദ്യത്രെ ത്രിമാന ചലച്ചിത്രം? my dear കുട്ടിച്ചാത്തൻ ആണ്. നമ്മുടെ മലയാള cinema യാണെന്ന് തന്നെ തോന്നുന്നു. സംസ്‌കൃതത്തിലെ ആദ്യ ഗ്രന്ഥം? ഋഗ്വേദം. ആദ്യത്തെ മലയാള പുസ്തകം? സംക്ഷേപം. അത് നമുക്ക് പ്രശസ്തിയില്ല. വായിൽ കൊള്ളുന്നുമില്ല. അതുപോലെത്തന്നെ കേരളത്തിലെ ആദ്യത്തെ governor ശ്രീമതി. ജ്യോതി വെങ്കിടാചലം. ആദ്യത്തെ മലയാള novel കുന്ദലത ആണെന്ന് നേരത്തെ പറഞ്ഞു എന്നു തോന്നുന്നു ഇക്കാര്യം കുന്ദലത. അതുപോലെതന്നെ ആദ്യത്തെ മലയാള നിശബ്ദ ചലച്ചിത്രം? വിഗതകുമാരൻ. അത് നമുക്ക് cinima യിൽ ഉണ്ടെന്നു തോന്നുന്നു, വിഗതകുമാരൻ. കേട്ടിട്ടുണ്ടാവും എല്ലാരും.

പരിഷത്ത് തമ്പുരാൻ ആണ് ആദ്യം അല്ല കൊച്ചി രാജ്യം ഭരിച്ച അവസാനത്തെ മഹാരാജാവ്? തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ മഹാരാവ് മഹാരാജാവ് ശ്രീ ചിത്തിരതിരുനാൾ ആണ്.

കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം? എലോറ. സിക്കിമിലോ മഹാരാഷ്ട്രയിലോ ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെതന്നെ ഏറ്റവും വലിയ തടാകം? ഇന്ത്യയിലെത്തന്നെ ഏറ്റവും വലിയ തടാകം. ചിൽക്ക അപ്പോൾത്തന്നെ ഏറ്റവും വലിയ താഴ്വര. ഇന്ത്യയിലെത്തന്നെ ഏറ്റവും വലിയ താഴ്വര? സുന്ദർബെൻസ് ആണ്. ഏറ്റവും വലിയ museum ഇന്ത്യൻ museum തന്നെയാണ് അതുപാലെത്തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം? അത് എല്ലാര്ക്കും തന്നെ അറിയാമെന്നു തോന്നുന്നു. മുംബൈ ആണ്. ഏറ്റവും വലിയ പ്രതിമ? ഇപ്പം അതിനു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചു സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്? ഹിരാക്കുണ്ട്‌ ആണ്. അത് ഒറീസയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കണെങ്കിൽ ഏറ്റവും വലിയ നദി? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. അതുപോലതന്നെ ഏറ്റവും വലിയ സമതലം? ഗംഗാതലം സമതലം തന്നെയാണ്. അങ്ങനെ കുറച്ചു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്.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

main ingredient ആയിട്ടുള്ള chicken chicken ന്റെ പകുതി ഏകദേശം അറുന്നൂറ് gram chicken എടുക്കുക ഇത് ഉപയോഗിച്ച് മൂന്ന് പേർക്ക് serve ചെയ്യുന്ന ബിരിയാണി ഉണ്ടാക്കാവുന്ന താണ് ഒരു full chicken ന്റെ ഇരുപത് piece ൽ പത്ത് piece ആണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആ chicken ലേക്ക് ഒരു tea spoon ഇഞ്ചി വെളുത്തുള്ളി paste കാൽ tea spoon മഞ്ഞൾപൊടി ഒരു tea spoon മല്ലിപ്പൊടി ഒരു tea spoon മുളക്പൊടി ഒരു tea spoon ഗരം masala ഒരു tea spoon ഉപ്പ് ഒരു tea spoon lime juice എന്നിവ ചേർത്ത് നന്നായി mix ചെയ്യുക

അത് പുറത്ത് വെക്കുക ഒരു മണിക്കൂറ് അല്ലെങ്കിൽ അര മണിക്കൂറ് masala പിടിക്കുന്നതിനായി അത് മാറ്റി വെക്കുക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 അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു pan എടുത്ത് അതിലേക്ക് sun flower oil ഒഴിച്ച് ശേഷം എണ്ണ ചൂടായാൽ അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ രണ്ട് medium size സവാള ഇടുക അത് fry ചെയ്യാ ചെയ്യുക അത്യാവശ്യം അത് ഒരു golden colour ആവുമ്പോൾ medium flame ഇൽ ഇടുക ശേഷം സവാള brown colour ആയാൽ എണ്ണയിൽ നിന്നും കോരി എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് കൂടുതൽ നേരം ഏർ pan ൽ വെച്ചാൽ കരിഞ്ഞു പോകുന്നതാണ് ശേഷം അത് പുറത്തു വെക്കുക പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം അത് crispy ആവുന്നതാണ് അതിന് ശേഷം ഏർ രണ്ട് cup നമുക്ക് ഇതിലേക്ക് main ആയി വേണ്ട ingredient ആണ് ബസുമതി rice രണ്ട് cup അരി ഏർ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിനു ശേഷം ഒരു tea spoon നെയ്യ് ചൂടാക്കി ഒരു pan എടുത്ത് ഒരു tea spoon നെയ് ചൂടാക്കി അതിലേക്ക് cashew nut brown ഏർ kismis ഏർ ഏർ cashew nut ഇട് cashew nut ഇട്ട് brown colour ആവുമ്പോൾ അതിലേക്ക് kismis ഏർ ഏർ ഇടേണ്ടതാണ് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മാറ്റുക ശേഷം അതില് cook chicken cook ചെയ്യുന്നതിനായി ഒന്നര ഇഞ്ച് കറുവപ്പട്ട നാല് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു തക്കോലം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 ഒരു pan എടുത്ത്

നമ്മള് നേരെത്തെ മാറ്റി വെച്ചിരിക്കുന്ന

second ഇളക്കുക അതിലേക്ക് പച്ച മുളക് ചോ chop ചെയ്തത് ചേർക്കുക പിന്നീട് balance വരുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി paste ഒരു tea spoon ഇഞ്ചി വെളുത്തുള്ളി paste ചേർക്കുക ശേഷം അതിലേക്ക് അര tea spoon ഉപ്പ് ഇടുക ആവിശ്യത്തിന് ഉപ്പ്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 ശേഷം അതിലേക്ക് ഒരു tea spoon മല്ലിപ്പൊടി powder കൾ ചേർക്കേണ്ട സമയമാണ് ഒരു tea spoon മല്ലിപ്പൊടി അര teaspoon മുളക്പൊടി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 മുക്കാൽ cup വെള്ളം

ഈ chicken വേവാനുള്ള സമയം കൊണ്ട് നമ്മക്ക് അരി ചോറ് തയ്യറാക്കേണ്ട സമയമാണ് അതിനായി നമ്മൾ നേരെത്തെ കുതിർത്ത് വെക്കാനിരുന്ന വെക്കാൻ വെച്ചിരുന്ന ബസുമതി rice എടുക്കുക രണ്ട് cup അരി ഏർ അരിക്ക് നാ രണ്ടേകാൽ cup വെള്ളം എന്ന തോതിൽ വെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് രണ്ട് cup അരി ക്ക് രണ്ടേകാൽ എന്ന വേ ഏർ രണ്ടേകാൽ cup തോതിൽ വെള്ളം എന്ന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

അതിലേക്ക് നേരെത്തെ വെന്ത് വെച്ച സവാള അതിനു ശേഷം വെള്ളത്തിലേക്ക് അരി ഇടുക സവാള ഇട്ടതിന് ശേഷം അരി ഇടുക അരിയുടെ മേലെ കുറച്ച് നെയ് ഒഴിക്കുക എന്നിട്ട് പത്തു minute വേവിക്കുക ഒരു അര മണിക്കൂർ ഏർ ഏകദേശം ഒരു മണിക്കൂർ വെക്കുന്നതാണ് നല്ലത് ധം ഇടുക നേരെത്തെ നമ്മൾ chicken ന്റെ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 ഇടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഏറിപ്പോയാൽ ഒരു മണിക്കൂറോളം വെക് ഒരു മണിക്കൂറ് വെക്കുന്നതാണ് നല്ലത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ദമ്മിൽ കടന്ന് വേവിക്കുക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 മല്ലിയില ഏർ fry ചെയ്തിരുന്ന കൊറച്ച് സവാള നെയ്യ് ഏർ ക്യാരറ്റ് എന്നിവ ചേർക്കുക അവസാനമായി അതിനു ശേഷം ദമ്മിൽ ഇടുന്ന ചോറ് ദമ്മിൽ ഇടേണ്ടതാണ് ദം മുകളിലേക്കു പാത്രം വെച്ച് ദം ഇടേണ്ടതാണ് ഒരു ഒരു മണിക്കൂർ അര മണിക്കൂർ അര മണിക്കൂറിന് മുകളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനു ശേഷം ചോറ് ബിരിയാണി ready ആയിട്ടുണ്ട് പിന്നെ അൽപ്പം ചൂടോടെ ഇത് കഴിക്കാവുന്നതാണ് സാധരണ salad അച്ചാർ തുടങ്ങിയ ഇവയൊക്കെ കൂട്ടിയാണ് ബിരിയാണി കഴിക്കാറുള്ളത് അപ്പൊ നമ്മുക് ഈ ചൂടോടെയുള്ള രുചി ഉള്ള ബിരിയാണി സാലഡ് അല്ലെങ്കിൽ അച്ചാർ എന്നിവ ഉപയോഗിച്ച് നല്ല ചൂടോടെ നല്ല രസകരമായ ബിരിയാണി കഴിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും easy ആയി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇത്രയും easy ആയി ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാവരും

ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഏർ education നെ കുറിച്ചാണ് അതിനെക്കുറിച്ച് റസീന് എന്താ പറയാനുള്ളത് education എല്ലാ കുട്ടികൾക്കും ആവശ്യമുള്ളതാണ് എല്ലാവർക്കും അത് എന്തായാലും നേടിയിരിക്കണം കാരണം ഒരു മനുഷ്യൻറെ ഏറ്റവും വിലപ്പെട്ട സമയം ചെലവഴിക്കേണ്ടത് അവൻറെ അറിവിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അറിവില്ലെങ്കിൽ ഒരു മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷി പോയിട്ട് തിരിച്ചറിവ് പോലും ഉണ്ടാവില്ല ചിന്തിക്കാനുള്ള ശേഷിയും തിരിച്ചറിവും ഇണ്ടാവണമെങ്കിൽ കൂടുതൽ അറിവുകൾ വേണം റസിന് പറഞ്ഞതിനോട് ഞാൻ നന്നായിട്ട് യോജിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കാനുള്ള നന്ദി പഠിക്കാൻ വേണ്ടി സമയം കളയുന്നത് ശരിയാണോ പഠിക്കാനുള്ള സാധനം നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും അത് അറിവിനും നമ്മള ആവിശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാണെങ്കിൽ പഠിക്കാൻ വേണ്ടി സമയം കളയുന്നത് പ്രശ്നല്ല പക്ഷെ വെറുതെ സമയം ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ കളയുന്ന ആണെങ്കിൽ ആ സമയം waste ആണ് എന്ന പഠിക്കണേൽ ഏറ്റവും നല്ല അഭിപ്രായം college ൽ പഠിക്കുന്നതാണോ school ൽ പഠിക്കുന്നതനോ അല്ലെങ്കി വീട്ടിൽന്ന് പഠിക്കണതാണോ എങ്ങനാ പഠിക്കണതാണ് ഏറ്റവും നല്ലത്

ശരിക്കും അറിവെന്ന് വെച്ച സ്വയം നമുക്ക് വേണ്ടത് പഠിക്കുന്നത നല്ലത് ഇപ്പൊ college ൽ പഠിപ്പിക്കുന്ന എന്നെ ആവട്ടെ ഞാൻ പറയാം ഞാൻ എന്റെ college ൽ ഒരു അഞ്ചാറ് semester ആണ് ഏർ

ആകെ പറഞ്ഞ രണ്ടുമൂന്നു subject മാത്രമേ ഉള്ളൂ അതും അന്നേരം എന്തെന്നൊക്കെ വെച്ചാ accounts like നമ്മുടെ main subject എന്ന് വെച്ചിട്ടിണ്ടേൽ core subjects മാത്രെ പരീക്ഷക്ക് വരത്തുള്ളൂ